ആ സുഖം. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എന്താണ്? അഹ് വിശേഷമൊക്കെ നല്ലതാണ് ഏഹ് താങ്കൾ, നമ്മുടെ ഇപ്പോൾ വിഷയം എന്നുള്ളത് കൃഷിയെക്കുറിച്ച് പറയാനാണ്. കാർഷിക മേഖലയെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.

കാർഷികം എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നതുപോലെ ഏഹ് കാർഷികം എഹ് കർഷകരീതി രണ്ടു ടൈപ്പ് ആണുള്ളത്. രണ്ടു രീതിയിലാണുള്ളത്. ഒന്ന് എന്ത് എഹ് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുക. ഇല്ലെങ്കിൽ രണ്ടാമത്തേത് എന്താണ് നാണ്യവിളകൾ കൃഷി ചെയ്യുക. താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഏത് രീതിയിലുള്ള കൃഷിരീതിയാണ് ഇപ്പോൾ കൂടിവരുന്നത്? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിളകളാണ് ഏറ്റവും കൂടുതൽ. വളങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ഒരുപാട് രാസപ്രവൃത്തികൾ കൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പച്ചക്കറികളും നമുക്ക് കിട്ടുന്നത്.

ഇപ്പോൾ ഇതിനിടയ്ക്കുതന്നെ ഒരുപാട് കർഷകസമരങ്ങൾ അഥവാ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു കർഷകസമരം വരെ നമ്മുടെ കൊച്ചി, ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ആ നടന്നിട്ടുണ്ട്. അത് ശരിയാണ്. ആഹ് കർഷക രണ്ടായിരത്തി, 2020 -ൽ ആണ് സിക്കുകാർ, സിക്കുകാരാണ് അതിനെതിരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതെങ്കിലും ഒരു ചെറിയ ഭൂരിഭാഗം വരുന്ന സിക്കുകാരാണ് അതിനെതിരെ, പോർ പോര് അങ്ങനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കർഷക, കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ആ എനിക്ക് തോന്നുന്നു അതിന്റെ കാരണം കാർഷിക ഉപകരണങ്ങളുടെ എന്താണ് വിലവർദ്ധനവ്, അതുപോലെതന്നെ അവരുടെ വളങ്ങളുടെ വിലവർദ്ധനവ്, അവർക്ക് കൃഷി, കൃഷിക്കാവശ്യമായ കാര്യങ്ങൾക്കുള്ള വിലവർദ്ധനവ് ആണെന്നു തോന്നുന്നു. അല്ലേ? ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയെ നമുക്ക് കേരളം ആ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും?

ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത് ഫ്രീ ആയിട്ട്, ഓര് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കൃഷിക്കാവശ്യമുള്ള വിത്തുകൾ നൽകുന്നുണ്ട്. പക്ഷേ അതിനാവശ്യമായ ലോണുകളോ ഇപ്പോൾ കർഷകന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ കർഷകർക്കുവേണ്ടി ചെയ്തുകൊടുക്കാൻ ഇപ്പോൾ ഒരുപാട് കർഷക, കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കർഷകർ, കർഷകന്മാരാണ് ഏകദേശം നിങ്ങൾ ഒരു ജസ്റ്റ് ഒന്ന് ആത്മഹത്യ റിപ്പോർട്ട് എടുത്തുനോക്കുകയാണെങ്കിൽ ഒരുപാട് കർഷകന്മാർ ആയിരിക്കും മരിച്ചിട്ടുണ്ടാകുക.

ഞാനിപ്പോൾ പറയുന്നത് ഇന്ത്യയില് കൃഷി കുറയുക, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? അങ്ങനെയല്ലേ?

മുൻപത്തെ കാലത്ത് മുൻപത്തെ കാലത്തൊക്കെ നമ്മൾ കാട്ടിൽ, മുൻപ് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ നമ്മൾ പൂർവിക, പൂർവികന്മാരിലേയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാർഷിക മേഖല ഓരൊക്കെ അധ്വാനിക്കുക, രാവിലെ തൊട്ടു വൈകുന്നേരം വരെ അധ്വാനിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് വിളകളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്.

ഇപ്പോഴത്തെ കാലത്ത് അതിനൊന്നും സമയമില്ല. എല്ലവർക്കും ടെക്നോളജിയുടെ പാതയിലാണ് എല്ലാവരും. കാർഷികമേഖലയെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് ആ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഭക്ഷ്യക്ഷാമം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ? അതെയതെ. ഇപ്പൊ ശ്രീലങ്കയിലൊക്കെ കണ്ടില്ലേ ഇത്രയേറെ ഭക്ഷ്യക്ഷാമം? ഈ 2022 -ൽ തന്നെ ചെറിയൊരു കാലഘട്ടത്തിൽ ചൈനയിൽത്തന്നെ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടു.

ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽത്തന്നെ ഇപ്പൊ അധികം ആൾക്കാർ എന്താണ് നാണ്യവിളകളാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഭക്ഷണം അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് കൃഷിയുടെ മേഖല? നമ്മുടെ നാട്ടിലെന്നുവെച്ചാല് കൂടുതലും നാണ്യവിളകളാണ് കൃഷിചെയ്യുന്നത്. ഈ റബർ അതുപോലെതന്നെ ഈ അടയ്ക്ക, അതുപോലെ അങ്ങനെ പലരീതിയിലുള്ള എന്താണ്, വെറും ഭക്ഷ്യയോഗ്യമല്ലാത്ത അതായത് നാണ്യം പൈസ ഉണ്ടാക്കാൻവേണ്ട രീതിയിലുള്ള കൃഷിരീതികളാണ് കൂടുതലും ഉണ്ടാ... കാർഷികമേഖലയിലെ പൈസ, പൈസ എന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വേർതിരിക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെ?

ആരും ഭക്ഷ്യയോഗ്യമായ കാര്യങ്ങളൊന്നും കൃഷി ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല. അതെന്താണ്, കൂടുതലും കൃഷി ചെയ്തു കഴിഞ്ഞാല് ചിലതില് ചില നാശനഷ്ടങ്ങളുണ്ടാകും. അപ്പൊ ഈ നശിച്ചുപോകുന്ന കാരണങ്ങള് അതുപോലെതന്നെ അതിനാവശ്യമായ ഉപകരണങ്ങളുടെ വിലവർദ്ധനവ്, വളം ലഭിക്കു, ലഭിക്കാതിരിക്കല്, മറ്റ് വന്യജീവികളുടെ ആക്രമണം പോലുള്ള കാര്യങ്ങൾ. അത് ഗവണ്മെന്റ് എന്താക്കുന്നില്ല, ഇവരെ കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകാരണം എന്താണ്

നമ്മൾ ഇതിനിടക്ക് ഇറങ്ങിയ ഒരു സിനിമ നമുക്കുണ്ടല്ലോ. പടവെട്ട്‌ എന്ന് പറഞ്ഞ പുതിയൊരു സിനിമ? നിവിൻ പോളിയുടെ?

അങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോൾ ഈ സർക്കാര് അതിലൊക്കെ ആണെങ്കിൽ അപ്പോൾ നമുക്കൊരുപാട് കർഷകരുടെ ശാപമേറ്റെടുക്കേണ്ടേ ഈ സർക്കാർ? ങ്ഹാ എനിക്ക് തോന്നുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളില് ഗവണ്മെന്റിന്റെ മതിയായ സപ്പോർട്ട് ഇല്ലാത്തത്, അതായത് അവരുടെ മതിയായ പിന്താങ്ങൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കൃഷി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് കാര്യമായ അതിന്റെ അഹ് കാരണത്തില്, എന്താണ്, പ്രത്യകിച്ച് മെയിനായിട്ടുള്ള കാരണം ഈ കർഷകരെ എന്താക്കുന്നില്ല, ഗവണ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കേ. താങ്ക് യു നിങ്ങൾ ഇത്രനേരം സംസാരിച്ചതിന്.

കാർഷികമേഖലയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു.